ആഹ് ശെരിക്കും കേൾക്കുന്നുണ്ടല്ലോ എന്തെ അങ്ങിനെ ചോദിച്ചത് ഞാനിപ്പോ ഇവിടെ ഒരു ഫ്ലാറ്റിൽ ആണ് താമസിക്കുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ളവർ ഭയങ്കര ശബ്ദത്തിൽ ആണ് പാട്ട് കേൾക്കുന്നത് ഓഹ് അതെയോ നിങ്ങൾക്കെന്നാൽ പറഞ്ഞൂടെ അവരോട് ശബ്ദം കുറച്ച് കേൾക്കാൻ

ഓഹ് അങ്ങിനെ കേൾകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പൊയ്ക്കൂടേ ഈ ശബ്ദ മലിനീകരണത്തിന് നടക്കുന്ന നടത്തുന്നവർക്കെതിരെ എന്തെങ്കിലും നിയമ നിയമനടപടി എന്തെങ്കിലും ഉണ്ടോ ആഹ് ലൈസെൻസോടെ ആണെങ്കിലും പൊതു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ നമ്മളിപ്പോ ശബ്ദ മലിനീകരണം നടത്തിയാൽ അതിപ്പോ വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ സ്ഥാപനങ്ങക്ക് എതിരെ ആയിട്ട് നമുക്ക് നിയമ നടപടി എടുക്കാൻ അധികാരമുണ്ട്

ഇതൊക്കെ എന്താണ് നിശബ്ദ പ്രദേശം എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെ ഒന്നും നൂർ മീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷണ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ആരെങ്കിലും ശബ്ദ മലിനീകരണം നടത്തുകയാണെങ്കിൽ നമുക്കുറപ്പായിട്ടും ഒരു കേസ് എടുക്കാൻ പറ്റും

ഇവിടെ അടുത്തുള്ളവർ വീട്ടിനുള്ളിൽ നിന്നും എപ്പോഴും പാട്ടുകൾ ഉച്ചത്തിൽ ആണ് വെക്കുന്നത് എന്നാൽ പുറത്തെ പോകുമ്പോൾ എപ്പോഴും ഇയർഫോൺ ഉപയോഗിക്കും. ദിവസവും ഉപയോഗിക്കുന്നത് നമ്മളെ ചെവിക്ക് മോശം അല്ലെ അതെ തീർച്ചയായും പക്ഷെ പാട്ടെന്ന് പറയുന്നത് നമുക്ക് മനസിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒരു പോസിറ്റീവ് എനർജി ഒക്കെ തരുന്ന ഒരു ഒന്നാണ് എന്നാൽ സ്ഥിരായിട്ട് ഇങ്ങനെ പാട്ട് ഇയർഫോൺ വെച്ച് കേൾകുകയാണെങ്കില് അത് നമ്മളെ ചെവിയെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് സ്വയം ചില പരിധികൾ വെച്ചാൽ ഭാവിയിൽ വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപെടാൻ പറ്റും ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അത് കേൾവിൻ്റെ തുടക്കത്തിൽ കേൾവിടെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല കാരണം എന്താ നമ്മൾ ചെറുതെയിട്ട് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും അത് ശബ്ദം കൂട്ടി വെക്കും പിന്നീട് എന്താ കേൾവി ശക്തി നമുക്ക് പൂർണമായി നഷ്ടപ്പെടുമ്പോൾ ആയിരിക്കും നമുക്ക് മനസിലാവുന്നത് നമ്മുടെ ചെവിക്ക് ഇത് പ്രശ്നമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പാട്ടുകൾ തുടർച്ചയായി കേൾക്കാതെ നമ്മളൊരു നിശ്ചിത സമയ പരിധി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കെന്താ ഈ ചെവിക്ക് പ്രശ്നമുള്ളതിൽ നിന്ന് നമുക്ക് രക്ഷപെടാൻ പറ്റും പാട്ടുകൾ ശബദം കുറച്ച് കേട്ട് ശീലിച്ചാൽ പിന്നീട് കേൾവിക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല അപ്പൊ നൂറ്റി നാല്പത് ഡെസിബെൽ ശബ്ദം കേട്ടാൽ ചെവിക്ക് വേദന ഉണ്ടാവും എന്ന് പറയുന്നത് ശെരിയാണോ? ആഹ് അതെ ശെരിയാണ് നൂറ്റി നാല്പത് ഡെസിബെൽ ശബ്ദം കേട്ടാൽ ചെവിക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാകും അത് സാധ്യത വളരേ കൂടുതലാണ് അഥവാ ഇപ്പൊ നൂറ്റി അറുപത് ഡെസിബെൽ വരെ എത്തിയാൽ കർണപുടം പോയിട്ട് കേൾവി ശക്തി വരെ പോറാനന്മയിട്ടും നഷ്ടപ്പെടും അതുപോലെ തന്നെ കൂടുതൽ ശബ്ദം കേള്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം സ്ഥിരം ആയിട്ട് ശബ്ദ പരിതമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവർ ഭയങ്കര മഷ്യസ്ഥരും അക്ഷമരും ദേഷ്യ പ്രകൃതരും ഒക്കെ ആണ് അങ്ങിനെ കൊറേ പഠനങ്ങൾ ഒക്കെ തെളിയിക്കുന്നുണ്ട് അതുപോലെ അമിത ശബ്ദം കേൾക്കുന്നത് നമ്മുടെ കാഴ്ച്ചക്കുറവിനേം ബാധിക്കുന്നുണ്ടോ? ആ അതെ തീർച്ചയായും നമ്മൾ കേൾവി ശക്തി നമ്മടെ അതുപോലെ തന്നെ കാഴ്ചക്കുറവ് ആയിട്ട് വളരെയേറെ ബന്ധം ഉണ്ട് നമുക്കിപ്പൊ അധിക ശബ്ദം നമ്മൾ കേൾകുകയാണെങ്കിൽ നമ്മളത് കാഴ്ചക്കുറവിനേം ബാധിക്കും അമിത ശബ്ദം കേള്കുന്നവരുടെ കാഴ്ചക്ക് തകരാർ സംഭവിക്കും നമ്മടെ കൃഷ്ണമണികൾ ചുരുങ്ങും അതുപോലെ നിറങ്ങൾ കാണാനുള്ള കഴിവിനെ ഒക്കെ ബാധിക്കും അതുമാത്രം അല്ല കാഴ്ച്ച കുറവ് മാത്രം അല്ല രക്താതിസമ്മർദ്ദം ഒക്കെ സംഭവിക്കും അതായത് അമിത ശബ്ദം തുടർച്ചയായിട്ട് കേൾകുന്നതിലൂടെ ശാരീരികമായി ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കും അതിൽ പ്രധാനം ഒന്നാണ് ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് തലച്ചോറിനുള്ളിലെ സമ്മർദ്ദം ഹൃദയസ്പന്ദന നിരക്ക് എന്നിവയെല്ലാം വർധിക്കുകയും അതുപോലെ ശരീരം വിയർക്കുകയൊക്കെ ചെയ്യും അഹ് ദിൽന അതുപോലെ ഈ കേൾകുറവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആഹ് അമിതമായിട്ടുള്ള ശബ്ദം കൊണ്ട് ഉണ്ടാകുന്ന പ്രധാന ആപത്ത് കേൾവിക്കുറവും അതുപോലെ കേൾവി നഷ്ടപ്പെടലും ഒക്കെയാണ് അപ്പൊ അതിൽ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ട് അത് നീ ഒന്ന് സൂക്ഷിക്കണം അതായത് കാതുകളിൽ ഇരപ്പും അസ്വസ്ഥതയും പിന്നെ അതുപോലെ ചെവിക്കരികിൽ ഒരു മണി മുഴങ്ങുന്നത് പോലെ ഒരു തോന്നൽ പിന്നെ വലിയ ശബ്ദം ഇല്ലാത്തപ്പോഴും നമ്മൾ ശബ്ദം കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും തമ്മിൽ സംസാരിക്കുമ്പോ പതിവിലും കൂടുതൽ ഒച്ചത്തിൽ നമ്മൾ സംസാരിക്ക അതുപോലെ പതിഞ്ഞ ശബ്ദങ്ങൾ ചില ഹൈ പിച്ച് ശബ്ദങ്ങളൊക്കെ ഇല്ലേ അത് കേൾക്കാൻ ഉള്ള ബുദ്ധിമുട്ട് പിന്നെ ഫോൺ സംഭാഷണങ്ങൾ കേൾക്കാൻ പ്രയാസമായിട്ട് വരിക അതുപോലെ ഉച്ചത്തിൽ ഉള്ള ശബ്ദം ചിലർക്ക് മൈഗ്രേൻ തലവേദന ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൺപത്തിയഞ്ചു ഡെസിബെലിന് മുകളിലുള്ള ശബ്ദം ഉദ്ദേശം എട്ട് മണിക്കൂർ കേട്ടാൽ താൽകാലികമായി ബധിരത ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് എന്നാൽ ഇത്തരം ബധിരത ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയും അതിന് ശേഷം പൂർണ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും അപ്പൊ ഒന്ന് സൂക്ഷിക്കുക അഹ് അവര് എന്താ പറയാ നീ പറഞ്ഞിട്ട് കേൾകുന്നില്ലെങ്കിൽ നിങ്ങൾ നിയപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ആഹ് അപ്പൊ നന്ദി ഉണ്ട് ദിൽന ഒരുപാട് വിവരങ്ങൾ എനിക്ക് തന്നതിന്